ഞാനിന്ന് വിളിച്ചത് നമുക്ക് വിദ്യാഭ്യാസം നു പറയുന്ന വിഷയത്തെ പറ്റി കുറച്ചു നേരം സംസാരിക്കാനാണ്.

ഇപ്പൊ നമ്മടെ നാട്ടില് ഉന്നത വിദ്യാഭ്യാസത്തിന്... ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയാലും കേരളത്തില് നിൽക്കാത്ത ഒരവസ്‌ഥയുണ്ട്. അതെയതെ. എല്ലാവരും പുറത്തേക്ക് പോകുക എന്നൊരു സ്വഭാവമാണ് നടന്നുകൊണ്ടിരിക്കുന്നതിപ്പോ. പുറം രാജ്യങ്ങളിലേക്ക് എല്ലാരും പോകുവാണ്, നമ്മടെ രാജ്യത്ത് ആരും നിക്കണില്ല ന്നൊരു പ്രശ്നം വരുന്നുണ്ട്. ശരിക്കുമുണ്ട്, ആരും..എല്ലാരുമിപ്പോ ക്യാനഡ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പറക്കുകയാണ് സാധാരണ ചെയ്യാറ് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട്..

നിയമം വളരെ ഇഷ്ടമായിട്ടാണോ എടുത്തത്? ങാ...കുഴപ്പമില്ലാ നിയമം...അറിയാല്ലോ, നാട്ടിലെ കാര്യങ്ങളും എങ്ങനെയാണു നടക്കണെന്നുമൊക്കെ അറിയാൻ വേണ്ടി നിയമത്തിന്റെ ആവശ്യമുള്ള കാരണം നിയമം എടുത്തു.. നിയമം പഠനം കഴിഞ്ഞെന് ശേഷം ഉന്നത വിദ്യാഭ്യാസം എങ്ങനെയാണ് ഇപ്പൊ? ഒന്നെങ്കില്‍ നിയമത്തിന്റെ തന്നെ എന്തെങ്കിലും ഉപരിപഠനം ചെയ്യാം അല്ലെങ്കിൽ എം.ബി.എ, ബി കോം.പോലത്തുള്ള എന്തുവേണമെങ്കിലും ചെയ്യാം. നിയമം കഴിഞ്ഞിട്ട് നല്ല...അതുപോല കുറേ...ഉന്നത പഠന സാധ്യതയുള്ള വിഷയങ്ങൾ ഉണ്ട്.

അതെയതെ, ഇപ്പൊ മറ്റേ എല്ലാ സർക്കാർ കലാലയങ്ങളും വളരെയധികം കുറവാണു, അത് കൂടുതലായി വരണ്ട സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലും എല്ലാ...ഇന്ത്യയിലും മൊത്തത്തിലുള്ളത്. സ്വകാര്യ സ്ഥാപനങ്ങളില് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ട്... ഓരോ വർഷവും പഠിക്കാനുള്ള പൈസ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുവാ. അതെ, സാധാരണ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരധികം ബുദ്ധിമുട്ടാണ്...ഈ..ഇത്രയും പൈസ കൊടുത്തു പഠിക്കുക, ഉപരിപഠനം നേടുക...എന്നൊക്കെയുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം താഴേക്കുള്ള വിദ്യാഭാസത്തിലൊക്കെ നല്ലൊരു ഇതുണ്ട്... ഉണ്ട്, അത് സ്കൂളുകളും കാര്യങ്ങളുമെല്ലാം നല്ലരീതിയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സർക്കാർ സ്കൂളില് തന്നെ പൈസ കുറവും...സൗജന്യമായിട്ടാണ് പലസ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊടുക്കുന്നുണ്ട്... ങാ..ഭക്ഷണവും..എല്ലാ കാര്യങ്ങളും അതേ.......കലാലയങ്ങളിലുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പൊ നല്ല വിവരമുണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. അവർക്കന്നെ അറിയാം അവർക്ക്...

എങ്ങോട്ടാ പോവേണ്ട എന്നും എന്ത് ഉപരിപഠനം പഠിക്കണം...

എല്ലാം വരുവാണെങ്കില് നല്ലതായിരിക്കും. നല്ലതായിരിക്കും, അപ്പൊ കുറെ കുട്ടികള് ഇവിടെത്തന്നെ നിന്ന്, നമ്മുടെ രാജ്യത്ത് തന്നെ പഠിച്ച്...ഇവിടെത്തന്നെ ജോലി ചെയ്ത്...നമ്മട രാജ്യത്തിനൊരു വളർച്ചയുണ്ടാകാൻ കാരണമാകുകയും ചെയ്യുമത്. അല്ലാണ്ടിപ്പൊ പലരും പല രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടത്തന്നെ ജോലി ചെയ്ത്..... ...അവിടത്തെ രാജ്യങ്ങളിലെ വളർച്ചയ്ക്കായിട്ടാണ് അവര് നോക്കുന്നത്, നമ്മടെ രാജ്യം വീണ്ടും താഴ്ന്ന് താഴ്ന്ന് പോകുകയാണ്. ഇവിടെ വന്ന് പഠിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് ജോലി ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും എന്തെങ്കിലും ഉപകാരമുണ്ടാവുകയുള്ളൂ. ഇതിനു വേണ്ടിയുള്ളൊരു ബോധവൽക്കരണം തന്നെ നന്നായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെപ്പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള തൊഴിൽമേഖല നന്നായി വളരുവാണെങ്കില് വിദ്യാഭ്യാസം നന്നായിട്ട് വരും. അപ്പൊ അവരിവിടെത്തന്നെ നിക്കാനൊക്കെ അവരുതന്നെ തെരഞ്ഞെടുക്കും. മ്, എടുക്കണ്ടയാണ്..... പിന്നെ നമ്മടെ വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം കായികവും കലാപരമായ കാര്യങ്ങളും കൂടുതലൂടെ വളർത്തേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ തലമുറയിൽ. എല്ലാവരും ഇപ്പൊ പുസ്തകപഠനം മാത്രമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, കുട്ടിയുടെ ആരോഗ്യത്തിനും കാര്യങ്ങൾക്കും വേണ്ടി കായികപരമായും കലാപരമായും ഉള്ള വളർച്ചകളും വേണ്ടിയിരിക്കുന്നു.

രൂപപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. ഇവിടെ പഠിത്തം, പഠിത്തം...പഠിത്തമാണ് മെയിൻ എന്നുള്ള രീതിയിലാണ് പൊയ്‌ക്കൊണ്ടിരിക്കുന്നത്. പല രക്ഷിതാക്കളും അങ്ങനെ പഠനത്തിനെ ആ രീതിയിലേക്ക് മാത്രം കാണുവാണ്. ഇപ്പൊ കലാപരമായാലും കായികപരവുമായ കാര്യങ്ങളില് പിന്നോട്ട് വലിക്കപ്പെടുകയാണ് കുട്ടികളെ ഇപ്പോൾ ചെയ്യിക്കുന്നത്

അതെ, ചെറുപ്പം മുതലേ എന്താണ് നമ്മൾ പേടിച്ചു വരുന്നേ, എന്താണ് കേക്കുന്നത് എന്നുള്ളത്... വലുതാകുമ്പോ നമ്മള് ചെയ്യുന്നതും അതുപോലൊക്കെ തന്നെയാണ്. അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇതാണ്. നല്ലൊരു പൗരനാക്കി, ഓരോ രാജ്യത്തിനും വേണ്ട ഒരു നല്ല പൗരര, നല്ല വ്യക്തിത്വമുള്ള ഒരു ആളാക്കി എടുക്കുന്നതില് വിദ്യാഭ്യാസത്തിന് നല്ല പങ്കുണ്ട് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെത്തന്നെ. ഇപ്പൊ നമ്മള് പഠിക്കണുണ്ട് എങ്കിൽ തന്നെയും പലരുമുണ്ട് വിദ്യാഭ്യാസത്തിനു ഇപ്പഴും അവസരമില്ലാത്ത, അവസരം ഇങ്ങനെ...ഭക്ഷണം പോലും കഴിക്കാൻ എല്ലാര്ക്കും...വിദ്യാഭ്യാസത്തിന് പറ്റണില്ല.

പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി സൗജന്യമായുള്ള കലാലയങ്ങളും കാര്യങ്ങളുമെല്ലാമുണ്ടെങ്കിലും അവരെ മുന്നോട്ടു കൊണ്ടുവരാൻ വേണ്ടി വിദ്യാഭ്യാസം, സൗജന്യ വിദ്യാഭ്യാസം നല്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നെങ്കിൽ...ശ്രമിക്കാൻ നോക്കണം ഇനിമുതൽ.. അതെയതെ. ഇത്രേം സമയം നമ്മൾ സംസാരിച്ചേല് നമുക്കും എന്തേലുമൊക്കെ ചെയ്യാം. ചെയ്യാം, ഓക്കേ, നന്ദി.